ആ ബിലാലെ എന്തൊക്കെ പാട് സുഖല്ലേ

ആ നാട്ടിലൊക്കെ വൻ പരിപാടിയ നാട്ടിലൊക്കെ ഇജ്ജ് അറിഞ്ഞിനൊ അപ്പോ ആ ഒരു ലോക കപ്പൊക്ക ആയിട്ട്

ഏജജാതി പരിപാടിയ ഇബഡേ ഒരു സെറ്റ് പരിപാടിയ നാട്ടിലൊക്കെ ഏ

ഇവിടെ ഞങ്ങടെ നാട്ടില് ഫുൾ ബ്രസീൽ ഫാൻസാണ് ബ്രസീലാണ് ഫുൾ സെറ്റ് പരിപാടി ഇറക്കുന്നേ

ഞമ്മടെ ഈ ഇപ്പം പഴയെ മാരിയൊന്നുമല്ല ഫുൾ കട്ട് ഔട്ട് ഫ്ലക്സ് ഇപ്പോ ഒരു നാട്ടിലും ഒരു നാട്ടില് പോലും ഫ്ലക്സ് ഇല്ലാതിരിക്കില്ല എല്ലാടത്തും ഉണ്ടാകും ബ്രസീലൊക്കെ വെറുതെയാണ് ഫ്ലക്സ് വെക്കുന്നേ

കായ് പോകാണേലും അത് ഒരു വികാരാണ് അത് നമ്മള് നമ്മള് അപ്പോ നമുക്ക് ഓരോ കാര്യത്തിനോടുള്ള ഇന്റെറസ്റ്റ് ഉള്ള ആൾക്കാര് ഉണ്ടാകും ഞമ്മടെ കേര കേരളത്തിന്റെ ഒരു ഇത് പ്രകൃതം വച്ച് നോക്കുമ്പോ കളികളോടാണ് മലപ്പുറത്തിനൊക്കെ കളിയോടാണു അപ്പോ കളി വരുമ്പോ അതിന്റേതായ രീതിയില് വരവേല്ക്കുക എന്നുള്ളതാണ് അതിന്റെ ഒരു ഇത് അല്ല ഈ ബ്രസീല് ഫാൻസൊക്കെ എന്തിനാണ് ഓല് ഈ കിടന്നു തുള്ളുന്നത്

ഏഴേ പൂജ്യത്തിനാണ് പൊട്ടിയെ എ ജർമനിയായിട്ട് ഏഴേ പൂജ്യത്തിനാണ് പൊട്ടിയെ അതിനു ശേഷം അതിനു ശേഷം കോപ്പയില് പൊട്ടി പിന്നെന്തിനാ ഓല് അത് അതിന്റെ ശേഷം ഒരു കോപ്പും കിട്ടീടില്ല കളി കളിയാകുമ്പോ അങ്ങനെ തോല്ക്കും കളിയാകുമ്പോ തോൽവി ജയം ഒക്കെ കളിയില് പറഞ്ഞതാണ് മുന്നോടിയാണ് അപ്പോ തോറ്റാലും തോറ്റാലും കളി നിർത്ത് അല്ല ഞമ്മടെ കാപ്റ്റൻ നേയമർ പറഞ്ഞത് എന്താണ് ഞാൻ മരിക്കും വരെ കളി ഞാൻ മരിക്കും വരെ ഇന്റെ രാജ്യത്തിന് വേണ്ടി പോരാടുമന്ന ഇതില് കപ്പെടുക്കും അതല്ലേ ഓൻ പറഞ്ഞേ കപ്പെടുക്കും ഞങ്ങള് തീര്ച്ചയായും ഞങ്ങള് കപ്പെടുക്കും ഞങ്ങൾക്കതിന്റെ കോനഫിഡെൻസ് ഉണ്ട് നയന്റി പെർ നയന്റി നയൻ പോയിന്റ് വണ്ണില് നമുക്ക് വിശ്വാസം ഉണ്ട് എടാ ഈ പ്രവശ്യത്തെ കപ്പ് ബെൽജിയത്തിനുള്ളതാണ്

ഓ അതങ്ങനെ ചോദിക്ക് ബെൽജിയത്തിലെ കളിക്കാരുള്ളൂ ബെൽജിയത്തിലെ കളിക്കാരുള്ളു ഈ ഈ ഒരു ഏരിയ ഫേമസ് ആയി നോക്കുമ്പോ ബെൽജിയത്തില് കളിക്കാരില്ല ഇന്റെ ഒരു അഭിപ്രായത്തില് ബെൽജിയത്തില് കളിക്കാരില്ല പറഞ്ഞു തരാം ആരൊക്കെയാ കളിക്കാരുള്ള എന്ന് ഏദൻ ഹസർഡ്

മിസ്സ് ബീജി റിച്ചാൽസന് എല്ലാരും സെറ്റ് ടീമാണ് ഇപ്രാവശ്യം പെറ്റ് ലീവാർക്കി ഉള്ളത് കോച്ച് ഇറക്കിട്ടുണ്ട് ബേൽജിയത്തിന് ഉണ്ട് നല്ല ഒരു ഇലവ ഉണ്ട് ഇലവ ഉണ്ട് പോട്ടെ കാര്യമില്ല പക്ഷേ ഇത് അത് പോലെ കോർടോയിസ് ഗോളി മെസിബല് ഡെബറൂവിൻ എ അതേ പോലെ ഹസാർഡ് കോലിൻ ഹസാർഡ് മീറ്റല് ടീംസ് ഒക്കെ ഫുൾ സെറ്റ് ആണ് ഞമ്മളാണ് ഇതില് ജയിക്കാന് പോന്നത് ബ്രസീലാണ് എത്ര നമ്മള് എത്ര സെറ്റ് ടീമാണ് കപ്പെടുക്കാന് പോന്നത് ബ്രസീലാണ് ബ്രസീല് ഇപ്പോ കപ്പെടുക്കു ന്നു എനിക്ക് ഒരിക്കലും വെറുതെ പറയാണ് കപ്പെടുക്കാന് ചാൻസ് കൂടുതലാണ് പ്രവചനങ്ങളൊക്കെ വന്നത് ബ്രസീല് കപ്പെടുക്കുന്നാണ് അർജന്റീന ഒന്നും അല്ല കളിച്ചു നേടും ബ്രസീൽ ബ്രസീലാകുമ്പോ കളിച്ചു നേടും ഈ ബാക്കി ഉള്ള ടീമുകള് ഒക്കെ എന്താ ചെയ്യാ ബാക്കി ഉള്ള ടീമുകളൊക്കെ ഉണ്ടല്ലോ ജർമനി സ്പെയിന് എല്ലാം നല്ല ടീമുണ്ട് പക്ഷേ ബ്രസീലിനു അത്ര ഒക്കണ ഒരു ടീമ് ഇല്ലാന്നാണ് എന്റെ ഒരു ഇത് 2018 വേൾഡ് കപ്പില് ബെൽജിയം ഈ ബ്രസീലിന്റെ ഈ ഒരു ചാമ്പ്യന്സ് ലീഗ് പ്രീമിയർ ലീഗ് ഒക്കെ നോക്കുമ്പോ അതിലത്തെ മികച്ച പ്ലേയർസ് ആയിട്ടുള്ളത് ബ്രസീലിന്നു വരുന്ന ആൾക്ക് പ്ലേയർസ് ആണ് ആ ബ്രസീലിന്റെ എല്ലാ പ്ലേയർസ് കൂടെ ഒരൊറ്റ രാജ്യത്തിന് വേണ്ടി കളിക്കുമ്പോ ആ കളി വേറെ ഒരു രസം തന്നെയാ ഇപ്പോ

അത് എടോ കളിയാവുമ്പോ തോൽവിയുണ്ടാകും അത് ഞമ്മള് കാരയാക്കുന്നില്ല തോൽവിയുണ്ടാകും ഈ പ്രാവശ്യവും തോൽവി തന്നെയാ ഉണ്ടാകാൻ പൊന്നുള്ളൂ അ ആ അങ്ങനെ പറഞ്ഞാൽ എങ്ങനെ ശരിയാകും കളിയാവുമ്പോ തോൽവിയുണ്ടാകും പക്ഷേ ഞങ്ങള് തോറ്റു പിന്മാറുമൊന്നുമില്ല പക്ഷേ ഫിഫ റാങ്കിങ്ങിൽ ബ്രസീല് എത്രാ സ്ഥാനത്താ

അതിപ്പോ ആയിട്ടേ ഉള്ളു ഇതുവരെ 2018 നു ശേഷം ഞങ്ങളാങ്ങ് ഒന്നാം സ്ഥാനത്ത് തന്നെ എപ്പളും ഉണ്ടാകല് 2018 ണു ശേഷം 2022 വരെ ഒന്നാം സ്ഥാനത്ത് ആരാ ഉണ്ടായെ

ബെൽജിയം എല്ലാം എന്ന് ഒന്നാം സ്ഥാനം കണ്ടതാ ഏ ബെൽജിയം 2018 മുതല് ബെൽജിയം ഇംഗ്ലണ്ട് കാരെ ബെൽജിയാണ് തോല്പ്പിക്കല് ബ്രസീല് ഇപ്പോ ആയിക്കേ ഉള്ളു ആര് പറഞ്ഞു അങ്ങനെയാണെന്ന് ബ്രസീലാണ് ഒന്നാം സ്ഥാനത്ത്

ബ്രസീല് ഇപ്പലല്ലേ ആയി അല്ല എനിയും ആയികൊണ്ടേയിരിക്കും ബ്രസീല് തന്നെ ഇപ്രാവശ്യം ആയി കപ്പെടുക്കും ചെയ്യും

ആ അമ്മക്ക് കാ കാത്തിരുന്നു കാണാം ഏതായാലും ലോക കപ്പ് ഖത്തർ ലോക കപ്പ് അടുത്തെതിയല്ലോ ആ ഖത്തറില് അല്ലേ ഖത്തർ ലോക കപ്പ് ഞങ്ങൾക്ക് ആണ് ഖത്തറിലെ കപ്പ് ഇങ്ങൾക്കാണ് എന്ന് പറഞ്ഞാല് എങ്ങനെയാ ശരിയാവാ ഞങ്ങൾക്കാണെന്നാ ഞങ്ങള് പറയുള്ളൂ അത് ഞങ്ങൾക്കാണെന്ന് ഞങ്ങൾകറിയാലോ

ന്നാ ഓ കെ നമുക്ക് കാത്തിരുന്നു കാണാം ഓ കെ